ഏകദേശം ഒന്നര വർഷം പിന്നിടുന്നു അപ്രതീക്ഷിതമായി വന്ന അടച്ചുപൂട്ടലുകൾ എല്ലാവരെയും ദുരിതത്തിൽ ആക്കി മുതിർന്നവരെക്കാൾ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കുണ്ടായത് വിദ്യാലയങ്ങളിൽ കൂട്ടുകാരോടൊത്ത് പഠിച്ച് പഠിച്ചു കളിച്ചു രസിച്ച് നടന്ന കുട്ടികളിലേക്ക് lockdown ഒരു അപ്രതീക്ഷിത പ്രഹരമാണ്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

പൊതുവിലുള്ള വിലയിരുത്തൽ കളിക്കാനായി പുറത്തിറങ്ങാൻ പോലും കഴിയാതായതോടെ കുട്ടികളുടെ നിത്യജീവിതത്തിൽ digital media ഉപയോഗം വർദ്ധിച്ചതാണ് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നത് കുട്ടികളുടെ മാനസിക വളർച്ചയും മാനസിക ആരോഗ്യവും ഉറപ്പുവരുത്തേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ് നല്ല രീതിയിലുള്ള ആശയ വിനിമയം

മാനസിക വളർച്ചയ്ക്കും സഹായിച്ചിരിക്കുന്നു പെട്ടെന്ന് വീട്ടിൽ അടച്ചിട്ടിരിക്കേണ്ടി വരുമ്പോൾ മാതാപിതാക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അവരെ സഹായിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കുന്നതും പെരുമാറ്റമാണ് ആകേണ്ടത് covid കാലത്ത് മിക്കവർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് മൂലം സാമ്പത്തികമായും മാനസികമായും ഒരുപാട് പ്രശ്നങ്ങൾ മാതാപിതാക്കളെ അലട്ടുന്നുണ്ടാവും പക്ഷെ അതൊന്നും കുട്ടികളോടുള്ള ദേഷ്യമായി മാറരുത് ചിലർ ഉച്ചത്തിൽ ദേഷ്യപെടുക പ്രേത്യേക കാരണമൊന്നുമില്ലാതെ തല്ലുക ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഓർക്കുക ഓരോ കാലഘട്ടം വള വരെ കുട്ടികൾ മാതൃകയാക്കുന്നത്‌ അവരുടെ മാതാപിതാക്കളെ തന്നെയാണ് school ഇലെ അന്തരീക്ഷവും വീട്ടിലെ അന്തരീക്ഷവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് school ഇൽ കളിച്ചും ചിരിച്ചും പഠിച്ചും നല്ല മാനസിക ഉല്ലാസം കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നാൽ വീട്ടിലേക്ക് മാറിയപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ജോലി ഉള്ള മാതാപിതാക്കളും ഒരു കുട്ടി മാത്രമുള്ളിടത്തും flat കളിലൊക്കെ താമസിക്കുന്നവരുമാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് മാതാപിതാക്കൾ എത്ര വലിയ തിരക്കാണെങ്കിലും കുട്ടികളുമായി കുറച്ചു സമയം ചിലവഴിക്കുക അവരുടെ കൂടെ കളികളിൽ ഏർപ്പെടുക പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുക തുടങ്ങിയവരെ തുടങ്ങി അവരെ active ആയി നിർത്തുന്ന കാര്യങ്ങൾ ചെയ്യുക

രക്ഷകർത്താക്കൾ പറയുന്നു ചില school ലെ വിദ്യാർത്ഥികൾ രാവിലെ തുടങ്ങുന്ന പഠനം അർദ്ധരാത്രിയായാലും തീരാത്ത സ്ഥിതിയാണ് online class ഉകളിൽ ഹാജരാക്കി ഹാജരായി mobile phone ഇൽ അദ്ധ്യാപകർ അയച്ചു കൊടുക്കുന്ന പാഠഭാഗങ്ങളും note കളും അതിൽ നോക്കിയിരുന്നു book ഇലേക്ക് പകർത്തിയെഴുതുന്നത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾ digital media ഉപയോഗം അദ്ധ്യാപന പരമായ കാര്യങ്ങൾക്കാണെങ്കിൽ അത് അവരുടെ ബുദ്ധിവികാസത്തെ ഗുണകരമായാണ് സ്വാധീനിക്കുക എന്നാൽ അനാരോഗ്യകരമായ രീതിയിൽ digital media ഉപയോഗം കുട്ടികളുടെ ബുദ്ധിവികാസത്തെ പ്രതികൂലമായിരിക്കും ബാധിക്കുക online class ന് വേണ്ടി ദിവസത്തിന്റെ ഭൂരിഭാഗവും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 phone കുട്ടികളുടെ കയ്യിൽ നിന്നും വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും മാതാപിതാക്കൾ അവരുടെ കൂടെയിരുന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ചില ആ ഏർ പഠിച്ചകാര്യങ്ങൾ ചർച്ച ചെയ്യുക മാതാപിതാക്കളും കുട്ടികളുടെ മുൻപാകെ അമിതമായി mobile ഉപയോഗിക്കാതിരിക്കുക കഴിവതും പഠനത്തിന്റെ ഇടവേളകൾ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 school ൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒകുട്ടികൾക്ക്രു ഭക്ഷണക്രമം ഉണ്ടായിരുന്നു രാവിലെ എട്ടുമണിക്ക് കഴിക്കുക ഉച്ചക്ക് ഒരുമണിക്ക് അങ്ങനെ എന്നാൽ വീട്ടിലിരുന്നു തുടങ്ങിയപ്പോൾ അതെല്ലാം മാറി പല സമയത്ത് online class കൾ എല്ലാം കുട്ടികളുടെ ഭക്ഷണക്രമത്തെ നല്ല രീതിയിൽ ബാധിച്ചു ശാരീരികവും മാനസികവുമായ വളർച്ച ഉണ്ടാക്കുന്ന പ്രായമായതിനാൽ ആരോഗ്യപരമായ ഭക്ഷണം ആരോഗ് ഉറപ്പുവരുത്തുക protein കൂടുതൽ അടങ്ങിയതും ഇലക്കറികളുമൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപെടുത്തുക കൂടുതൽ സമയവും digital media യുടെ മുന്നിൽ ചെറുപ്രായത്തിൽ തന്നെ ചിലവഴിക്കുന്നത് കൊണ്ട് അവരുടെ മാനസിക വളർച്ച കൃത്യമായി നടക്കില്ല യഥാർത്ഥ ജീവിതത്തിലെ കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണമെങ്കിൽ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ ക കാണുകയും നേരിൽക്കണ്ട് മനസ്സിലാക്കുകയും തന്നെ വേണം കുട്ടികളെ ചടഞ്ഞുകൂടി മടിപിടിച് ഇരിക്കാൻ അനുവദിക്കരുത് കുട്ടികളുമായി ഇടക്കിടക്ക്

കളികളിൽ ഏർപ്പെടാം വ്യായാമം ചെയ്യിക്കാം വളർത്തുമൃഗങ്ങളെ മേയിച്ചു നടക്കാം കൃഷികൾ പൂന്തോട്ടം വളർത്തി പരിപാലിക്കാം creative ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം lockdown കാലത്ത് കുട്ടികളിൽ സങ്കടം നിരാശ ദേഷ്യം തുടങ്ങിയ ഉണ്ടാകുന്നതായി രക്ഷകർത്താക്കൾ പറയുന്നു പുറത്തു പോവ്വാൻ കഴിയാതെ വീടുകളിൽ വീടുക വീടുകളിൽ ഒതുങ്ങി കൂടുന്നതിനെ ബുദ്ധിമുട്ടുകളാണ് അവരെ അലട്ടുന്നത് നേരത്തെ മാനസികരോഗമോ മാനസിക സമ്മർദ്ദത്തിൽ ആയിരു ആയിരുന്നവരോ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എവിടെയെങ്കിലും പോവ്വാൻ സ്വയം തീരുമാനിക്കാൻ കഴിയുന്നില്ലെന്ന നിസ്സഹായാവസ്ഥ ഉണ്ടാവുന്നതും മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാണ് രക്ഷകർത്താക്കളെ അമിതമായി ആശ്രയിക്കുന്ന മനോഭാവം ദേഷ്യം നിസ്സഹകരണം പേടി എന്തിൽ നിന്നും ഉൾവലിയുന്ന സ്വഭാവം എന്നിവ അവർ പ്രകടിപ്പിക്കുന്നു ചില കുട്ടികൾക്ക് ഉറക്കത്തിൽ ബുദ്ധിമുട്ടുകളും ദുസ്വപ്നങ്ങളും കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന സ്ഥിതിയും ഉണ്ടായേക്കാം കുട്ടികൾക്ക് പ്രേത്യേക പരിഗണന

അവരുമായി ആശയവിനിമയം സുതാര്യമാക്കണം കുട്ടികൾ പലപ്പോഴുംഅവരുടെ വൈകാരിക പ്രകടനങ്ങൾ മു മുൻനിർത്തിയാണ് പഠിക്കുന്നത് എന്നതിനാൽ അവരുടെ വിഷമങ്ങളെ കുറിച് തുറന്ന് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നത് അവർക്ക് ആശ്വാസം പകരും ദേഷ്യം സങ്കടം മുതലായ വികാരങ്ങൾ ശരിയായ രീതിയിൽ പ്രകടപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കണം പുറത്തിറങ്ങാനോ മറ്റു കുട്ടികളുമായി സംസാരിക്കാനോ അവസരമില്ലാത്ത ഈ സാഹചര്യത്തിൽ ആവിശ്യത്തിന് വിശ്രമത്തിനും കുട്ടികൾക്കും കുട്ടികൾക്ക് വീട്ടിൽത്തന്നെ അവസരമൊരുക്കുകയും രക്ഷകർത്താക്കൾ കൂടെ കൂടുകയും വേണ covid ആയും ബന്ധപ്പെട്ട negative വാർത്തകൾ കുട്ടികളുടെ മുൻപിൽ വച് പറയാതിരിക്കുക കൂടുതൽ മാനസിക പ്രശ്നങ്ങളിൽ കു കാട്ടുന്ന കുട്ടികളെ psychologist നെ കാണിക്കാൻ മടിക്കരുത് ചിലയാളുകൾക്ക് അവരുടെ ഏർ വികാരം നിയന്ത്രിക്കാനാകില്ല അവർക്ക് മറ്റുള്ളവരെ പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ വികാരങ്ങളോടോ ജീവിത സാഹചര്യങ്ങളോടോ പെട്ടെന്ന് പ്രതികരിക്കാനും ദേഷ്യപ്പെടാനോ ഒക്കെ വെപ്രാളങ്ങളോ ബഹളം വച്ചോ അമിതമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ മനസ്സ് പലപ്പോഴും പറന്നു നടക്കുന്നവയാണ് ചിലപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്കും പോവ്വാറുണ്ട് ഇതോടുകൂടി ഞാൻ പറഞ്ഞ topic ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമസസ്ക്കാരം കെ ബി എ bank ഇൽ നിന്നു മുഹമ്മദ് നുഫൈസ് ആണ് സംസാരിക്കുന്നത് താങ്കൾക്ക് ഞാന്എന്ത് സഹായമാണ് ചെയ്യേണ്ടത്

മുസ്‌തഫ ആഹ് പറഞ്ഞോളൂ മുസ്‌തഫ എ എന്താണു ഞാൻ എ എന്താണ് ചെയ്യണ്ടത് Bank ഇൽ account തൊടങ്ങാനാണെര്ന്നെങ്കില് എ

online ആയിട്ട് ചെയ്യാം പക്ഷെ അത് എ ന്താ നിങ്ങൾക്ക് scholarship account ആയത്കൊണ്ട് എ നിങ്ങളുടേ details കാര്യങ്ങള് ന്തെലും തെറ്റ് തെറ്റുകയോ സംഭവിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വി പിന്നെ അതിനുട് അതിനോട് പിന്നെ ദുഃഖിക്കേണ്ടിവരും അതിനാൽ നിങ്ങൾക്ക്‌ ഏറ്റവും കൂടുതൽ നല്ലത്‌ ഒന്നല്ലെങ്കിൽ അക്ഷയ e-centre ഉ മായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ bank ഇൽ നേരിട്ട് വന്ന് സംസരിച്‌ എ bank ഇൽ നിന്ന് എ സഹായത്തിനായി ആളുണ്ടാകും അങ്ങനെ അഹ് account തുടങ്ങുകയാണ് നല്ലത് ആഹ് അക്ഷയ അത് അ അക്ഷയ centre ഇൽ പറ്റും പക്ഷെ എ അത് time കൂടുതല് എടുക്കും എന്നാണ് എൻക്ക് പറയാനുള്ളത് എവിടെയാകുമ്പോ within seconds seconds നുള്ളിൽ നമ്മള് ചെയ്ത്കൊടുക്കും എ പിന്നെ എ എന്ത് എ എന്താ ഒരു മൂവായിരം രൂപാ first deposit ചെയ്യണ്ടേരും അത് account ഇൽ അ account activate ആയതിനുശഷം നിങ്ങൾക്ക് ഏത് സമയം വാണങ്കിലും എ ആ പ പൈസ പിൻവലിക്കാവുന്നതാണ്.

അതായതു അ അത് zero balance എന്ന്കൊണ്ട് ഉദ്ദേശിക്കുന്നത് scholarship account അതായത് tax കാര്യങ്ങൾ നിങ്ങള് ഓര് amount വന്നാല് അതിനെപ് അതിനെക്കുള്ള tax കാര്യങ്ങളൊന്നും നമ്മൾ പിടിക്കു പിടിക്കുകയിക്കില്ല എ അത് student account എന്നായിറ്റാണറിയപ്പെടുന്നത് അല്ലാതെ zero balance അങ്ങനെ ഇത് ചെലെ അതായത് നമ്മുടെ ഹയ higher bank ഇല് അതായത് higher എ കാര്യങ്ങളൊക്കെ bank ന്റെ account കള് എങ്ങനെ എന്ന് ചോയിച്ചാല് പൈസ നിഷേപിച്ചാലും എ മാസത്തിലും ഒരുമാസത്തില് ഇത്ര രൂപ അതായത് പന്ത്രണ്ട് പതിമൂന്ന് രൂപാ അങ്ങനെ ഞങ്ങള് എ bank ന്റെ എ ആവശ്യങ്ങൾക്കും message delivery ചെയ്യാനായിറ്റ് ഞങ്ങള് ഉപയോഗിക്കാറുണ്ട് അം അതുപോലത്തുള്ള ആ service charge ഇണ്ടാവും. അ എടക്കും അഹ് അഹ് അത്പോലത്തെ charge ഗൾ ഇണ്ടാവില്ല എന്ന്മാത്രയുള്ളു. ആ zero balance തുടങ്ങിയാൽ

പതിനെട്ട് വയസ്സ് തികഞ്ഞതാണോ ആ പതിനെട്ട് വയസ്സ് തികഞ്ഞതാണെങ്കിൽ Card പെട്ടെന്ന്തന്നെ കിട്ടുന്ന കിട്ടുന്നതാവും പതിനെട്ട് വയസ്സ് മുമ്പുളള വിദ്യാര്ത്ഥികള്ക്ക് ആദ്യം Card provide ചെയ്തിരുന്നു ഇപ്പൊഅത് ൻറെ അവർക്ക് ആവശ്യം ഇല്ലാ എന്ന് ഒര് സാഹചര്യത്തോടുകൂടിഅത് ഒഴിവാക്കിയിരിക്കുന്നു അതുകൊണ്ട്തന്നെ ഈ card വെച്ചിട്ട് താങ്കൾക്ക് card ലെ last four digit വെച് google pay, amazon pay അത്പോലെ phone pe കാര്യങ്ങളൊക്കെ ഒര് ബുദ്ധിമുട്ടില്ലാതെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതാണ് ആ അങ്ങനെ ആണെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ account open ചെയ്യുന്നതിന് യാതൊരുബുദ്ധിമുട്ടുമില്ലപക്ഷെ card കിട്ടണമെങ്കിൽ രണ്ട്മാസവുംരണ്ട് ആയ്ച്ചയും അതായത് account ഇൽ നിന്നും activate ആക്കാൻ two weeks time എടുക്കും അപ്പൊരണ്ട് രണ്ടായ്ച്ചയുംവെയിറ്റ് ചെയ്യണ്ടേരും

ആ താങ്കളുടെ doubt എന്താന്ന് എനിക്ക് മനസ്സിലായി ചോയ്ച്ചതിൽ സന്തോശം. എ ഇത് എ എങ്ങനെ ചോയിച്ചാല് അക്കൗ account എ താങ്കളുടെ ചോദ്യം ഒന്നുക്കൂടീം വ്യെക്തമാക്കു.

ആഹ് ആഹ് താങ്കളുടെ account സാധാ account മാരിയാരിക്കും. താങ്കൾക്ക് താങ്കളുടെ full details ഉള്ള ഒരു passbook കിട്ടുന്നതാരിക്കും ആ passbook ആരിക്കും താങ്കളുടെ bank ഇടപാടുകളിന് എപ്പോൾ വെ വേരുമ്പഴും താങ്കൾ ഉപയോഗിക്കണ്ടത്. ഈ passbook ന്റെ front ഇത് തന്നെ താങ്കളുടെ address കാര്യങ്ങള് IFSCcode, bank, bank code, bank ന്റെ helpdesk ൻറെ number എല്ലാകാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ആഹ് സാർ മണ്ണാർക്കാട് കോടതിപ്പടിയെന്നെ ഞങ്ങളുടെ KBA Bank ൻറെ services available ആണ് ഇത് bank time പറഞ്ഞാല് ആദ്യം Covid സാഹചര്യത്തിന്റെമുമ്പ് ഒൻപതേ to അ ഒമ്പതേ to നാലായിരുന്നു ഇപ്പോൾ പത്തേ to രണ്ടായിട്ടുണ്ട്‌ time ചുരുക്കിയിട്ടുണ്ട് എ ഇല്ല ഇല്ല രണ്ടാംശെനിയാഴ്ചയ്ണ്ടാവില്ല ശനിയായ്ച്ചയ്ണ്ടാവും ഞാറായ്ച്ച ഞാറായ്ച്ചയും bank ഇണ്ടാവണമെന്നില്ല. എല്ലാ പു പുതു അവ അവധി ദിനങ്ങളിലും bank അവധിയായിരിക്കും. താങ്കള്ക്ക് താങ്കള് മ്മ് ആധാർ card ൽ ആധാർ card original ല് ആധാർ card ൻറെ മൂന്ന് copy എ മൂന്ന് copy ല് ഒര് copy ല് താങ്കളുടെ full name ഉം താങ്കളുടെ എ തങ്കളുടെ ഫുfull name ഉം താങ്കളുടെ ഒര് signature ഉം ആവശ്യമുണ്ട്. പിന്നെ പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ലേൽ രക്ഷിതാക്കളുടെ എ രക്ഷിതാക്കൾ നിർബന്ധമാണ് പിന്നെ ആപിന്നെതാങ്കളുടെറേഷൻ card ലെ copy ആറേഷൻ card ലെ copy ഒരു photo മൂന്ന് photo വാണം മൂന്ന് photo വാണം ഒന്ന് അഹ് ആഹ് passport size photo ഒന്ന് bank bank ഇൽ സൂക്ഷിക്കാനും ഒന്ന് passbook ഇൽ എ passbook ലും ഉപയൊഗിക്കാനും